എല്ലാ fruits ഉം അങ്ങനെതന്നാ. ഒന്ന് ഒന്നിലൊന്ന് ഒരുപാട് സാനങ്ങള് variety ആയിട്ട് വരുന്നുണ്ട് ഇപ്പോ.

vegetable ആയാലും എന്താ സാധാ ഒരു അരിയാണെങ്കിപോലും അതിലന്നെ കൊറേ എണ്ണം കണക്കിന് വരുന്നുണ്ട്.

എന്നാലും നമ്മളെ കേരളത്തില്‍ത്തെ food കൊറേ സ്ഥലത്തന്ന് കയറ്റുമതി ചെയ്ത് വരുന്നതല്ലേ? ഓ എത്ര സ്ഥലത്തുന്നുള്ളത ഇപ്പത്തെ ഞങ്ങള്‍ടെ ഇവിടത്തെ restaurant chinese food ഒക്കെണ്ട് ഇല്ലേ?

അതോണ്ടന്നെ ആയിരിക്കും അവടെ കൂടുതല്‍ തെരക്ക്. കൊറച്ച് variety food ഉള്ളതുകൊണ്ട്.

സമയം കിട്ടാണങ്കി ഒന്ന് പോയി നോക്കണം ഇനി ഒന്നും കൂടി അവടെ food items. ഞാൻ വിചാരിക്കിണ്ട്. പക്ഷേ നല്ല ചൂടായ കാരണം പൊറത്തും എറങ്ങാന്‍ പറ്റണില്ല. വീട്ടിതന്നെ. വേറെന്താ വേറെ കൊഴപ്പോന്നുല്ലല്ലോ? ഇല്ല. വേറെ കൊഴപ്പോന്നുല്ലാ. സമയം കിട്ടുമ്പോ വീട്ടില്‍ക്കൊക്കെ വരോണ്ടൂ. ഒഴിവനുസരിച്ചിട്ട് വീട്ടാരെ എല്ലാരേം കൂട്ടിട്ടെ. ആ ഞങ്ങളിനിപ്പോ cake വേടിക്കാന്‍ വരണ്ട്. ഞാന്‍ പറഞ്ഞപോലെ vancho cake ആട്ടോ വേണ്ടത്.

ഞാന്‍ ഒരു രണ്ടൂസം കഴിഞ്ഞാ പറയണ്ട്. ആ എന്നാ വേണ്ട്ച്ചാ ഒന്നു പറയോണ്ട്. എന്നാലെ correct ആയിട്ട് ആ date ന് നേരാക്കി വക്കാന്‍ പറ്റൊള്ളൂ.

പിന്നെ വേറൊന്തൊക്കയാ വീട്ടില് വർ

ഇല്ല. വീട്ടില് കൊഴപ്പോന്നുല്ലാ. വേറെ പ്രത്യേകിച്ച് കൊഴപ്പോന്നില്ലാല്ലോ? ഇല്ല വേറെന്താ? കൊഴപ്പോന്നില്ലാ. എല്ലാരോടും അന്വേഷിച്ചു പറയോണ്ട്. വീട്ടില്‍ത്തെ എല്ലാരോടും. ആ ആയിക്കോട്ടെ. എന്നാ ശരി എന്നാ. സമയം കിട്ടുമ്പോ വിളിക്കൊണ്ടു. വീട്ടില്‍ക്ക്‌ വരോണ്ടു. ആ ഞങ്ങളെന്തായാലും ഇനിപ്പൊ cake വേടിക്കാന്‍ വരുവല്ലോ. അപ്പോ വരണ്ട്.

ആ ഒഴിവ് കിട്ടുമ്പോ വരണ്ട്.

എന്നാ വേറെ കൊഴപ്പോന്നുല്ലാല്ലോ?

hello അഫ്സാം ആഹ് ഇവിടെ സുഖാണ്. ഇവിടെ കൊഴപ്പമൊന്നുമില്ല. എല്ലാം സുഖായിട്ട് പോകുന്നു. ഞാനിപ്പോ college ഇലാണ്. വീട്ടിന്ന്‍ വന്നിട്ട് ഇപ്പൊ ഒരു മാസം ആവാന് ഒരു മാസം കഴിഞ്ഞു. ആഹ് വീട്ടിന്ന് വന്നിട്ട് അങ്ങനെ കോളേജിലെ കോവിഡ് ഒക്കെ കൊഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ആഹ് കൂടിട്ടും, കൊറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അഫ്സാം എവിടെക്കാ പോയേ? ഇന്‍സ്റ്റഗ്രാമിലെ കണ്ടിരുന്നല്ലോ ഞാന്. travel ന്‍റെ. എവിടെക്കാ പോയത്? ആഹ് ഞാനിപ്പം അടുത്ത് vacation പറഞ്ഞിട്ട്‌ പോയിട്ടുണ്ടായിട്ടില്ല എവിടേക്കും. ഞാന് എന്‍റെ അനിയത്തീനെ കൊണ്ടാക്കാന്‍ വേണ്ടിട്ടു പോയിട്ടുണ്ടാരുന്നു. പൂനെ പോയിട്ടുണ്ടാരുന്നു. പൂനെ പോയിട്ടുണ്ടാരുന്നു. ആഹ് പൂനെ പോയി. പിന്നെ full അങ്ങ് കറങ്ങി. മഹാരാഷ്ട്ര മൊത്തം കറങ്ങി. ആഹ് പിന്നെ അതു കഴിഞ്ഞിട്ട് ഞങ്ങള് ഞാനും, എന്‍റെ brother പിന്നെ എന്‍റെ husband ന്‍റെ family ലെ ഒരു cousin ഉം, അവളും പിന്നെ അവള്‍ടെ husband ഉം കൂടിട്ട് മനാ മണാലി പോയി. കുളു മണലി പോയി. കുളു മണാലി പോയി തിരിച്ചു വന്നു അങ്ങനൊക്കെ. എന്താ എങ്ങനെയുണ്ടായിരുന്നു experience. ഇപ്പൊ tourist visa യില്‍ പോയിട്ട്. മറ്റേത് residence ലാവുലോ പോയിട്ടുണ്ടാവുക. tourist visa യില്‍ പോയിട്ട് എന്തൊക്കെ difference ആണ് feel ചെയ്തത് രണ്ടും തമ്മില്. ഞങ്ങള് actually കൊറേ നേരം നിന്നില്ല. ഒരു എന്താ പറയ്ക ഒരു ദിവസ maxi ഒരു ദിവസം ഒരു ദിവസവും നിന്നില്ല. ഒരു eve നിന്നിട്ടു തിരിച്ചു പോന്നു ഇങ്ങട് നാട്ടിലേക്കു പോന്നു. ആഹ് trip കഴിഞ്ഞാല് plan ചെയ്തിട്ട് പോണം. plan ചെയ്തു പോവുവാണെന്നുണ്ടെങ്കില്‍ മണാലി ഒരു നല്ല experience ആകും. അട്ടല്‍ ടണല്‍ ഒക്കെ പോയി. അതുമാത്രേ കണ്ടുള്ളൂ. അട്ടല്‍ ടണല് പോയി. ആഹ് പിന്നെ കുറ food കഴിച്ചു. നല്ലപോലെ food കഴിച്ചു എല്ലാ സ്ഥലത്ത് നിന്നും. അങ്ങനെ food അത്യാവശ്യം നല്ല രീതിക്ക് കഴിച്ചു. പക്ഷേ, ഒന്നും experience ചെയ്യാന്‍ പറ്റിയില്ല. കാരണം ഞങ്ങള്‍ടെ കൂടെ വന്ന ആള്‍ക്ക് പെട്ടന്ന് പനി വന്നു. അപ്പൊ ഞങ്ങള്‍ക്ക് പൊറത്തിറങ്ങണോ, നാട്ടിലേക്ക് പോകണോ എന്നുള്ള ഒരു confusion ആയി അപ്പൊ പിന്നെ പനി ഒരോരുത്തര്‍ക്ക് ഒരോരുത്തര്‍ക്കായി വന്നു തുടങ്ങിയ കാരണം പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ നാട്ടിലേക്ക് അവര് നാട്ടിലേക്ക് പോയി. ഞാന് നേരെ ദുബായിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നു അങ്ങനെ. ഞാന്‍ expo കണ്ടില്ല എങ്ങനെയുണ്ടായിരുന്നു expo യുടെ experience എന്താ? ഞങ്ങള് ദുബായില്, ഞാന്‍ ദുബായില് പോയിട്ട് ഞാന്‍ പത്ത് ദിവസത്തിനാ പോയത് ദുബായിലേക്ക്. അപ്പൊ ദുബായ് പോയി. പിന്നെ എന്താ ബുര്‍ജ് ഖലീഫ പോയി. പിന്നെ എന്‍റെ മാമ ചെയ്യുന്നത് ബുര്‍ജ് ദര്‍ബിലാ. ഞാന് സ്ഥിരം ദുബായില് പോയിക്കഴിഞ്ഞാല്‍ എന്‍റെ ഏറ്റവും

അപ്പൊ നിക്കാഹ് കഴിഞ്ഞപ്പോ എവിടേക്കും പോവാത്ത കാരണം ഞങ്ങള് കോര്‍ഫിഖാനിലേക്ക് long drive പോയി. അവിടെ എന്‍റെ വേറൊരു മാമാ അവിടെ hotel നടത്തുന്നുണ്ട്. ആളൊരു hotel innocent resort ഒക്കെ പോലെ നടത്തുന്നുണ്ട്. അവിടെ പോയി രണ്ടീസ stay ചെയ്യാം അങ്ങനൊക്കെ വിചാരിച്ചിട്ട് ചെന്നു. അത് നല്ല experience ആയിരുന്നു. അവിടെ അത് full establish ആക്കീട്ടില്ല. full തൊറക്കണേന്‍റെ മുന്നേ ഞങ്ങളൊന്നു പോയി. ഇനി എപ്പഴാ തിരിച്ചു പോകുന്നേ എന്നറിയാത്തത് കാരണം ഞങ്ങള് പോയി കണ്ടു. പിന്നെ അബുദാബി പോയി പിന്നെ ദുബായ് frame കാണാന്‍ പോയി. ആഹ് ഞാന്‍ കൊറേ mean എന്താ പറയ്ക, അബുദാബി, ഷാര്‍ജ ഈ പഠിപ്പും, കാര്യങ്ങളും ഒക്കെ ആയ കാരണം എനിക്ക് അങ്ങനെ ഒരു ഈ അഞ്ചുവര്‍ഷം അവിടെ നിന്നിട്ട് എനിക്കൊരു എന്താ പറയ്ക ഒന്നും ഒന്ന് experience ചെയ്യാന്‍ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു feel വരണുണ്ട് യുഎഇ ല്‍. പക്ഷേ, പത്തുദിവസം ഞാന്‍ ഇതുപോലെ അഫ്സാം പറഞ്ഞപോലെ ഞാന്‍ tourist visa യിലാ പോയത്. എന്‍റെ residence ആയിട്ട് ഞാന്‍ tourist visa യിലാ പോയത്. അപ്പൊ ആ പത്തു ദിവസവും ശരിക്കും എന്താ പറയുക ഒരു വേറെ തരം ആരുന്നു. ഇങ്ങനെ ആഹ് എന്തൊക്കെയോ കിട്ടിയ പോലത്തെ ആ സമയത്ത്. നല്ല രസമുണ്ടാരുന്നു.

എനിക്ക് ഒരു bucket list ഉണ്ടായിരുന്നു. ഇങ്ങനെ മുപ്പത് വയസാകുമ്പോള്‍ മുപ്പതു വയസാകുമ്പോഴത്തേന് ഇത്ര countries പോണം അങ്ങനെയൊക്കെകൊറെ bucket list ഒക്കെ എടുത്തിട്ടു നല്ല ഒരു വലിയ bucket list ഒക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ് ഞാന്‍. അപ്പൊ ഞങ്ങള്‍ക്ക് ഒരു പ്രത്യേകത എന്താന്നു വച്ചാല്‍ ഇത് term mark ഇത്ര ഉണ്ടായിക്കഴിഞ്ഞാല്‍ ഞങ്ങള്‍ക്ക് ഇത്ര ദര്‍ഹംസ് ഞങ്ങള്‍ക്ക് scholarship ആയി തരും. പിന്നെ stipend ഉം തരും. മാസാമാസം stipend തരും. അങ്ങനെ കൊറേ പിശുക്കി, പിശുക്കി ജീവിച്ചു മാസാമാസം stipend ഒക്കെ കിട്ടി അതൊക്കെ വേടിച്ച് എടുത്തു വച്ച് last അങ്ങനെ പോയതാണ് ജോര്‍ജിയ. ആഹ് ജോര്‍ജിയ ഒറ്റക്കാ പോയത്. അത് നല്ല ഒരു experience ആയിരുന്നു. ജോര്‍ജിയ ഒറ്റയ്ക്ക് പോയിട്ട് guide ഉണ്ടായിരുന്നു എന്താ ഇവിടുന്നു guide ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവിടെ എത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് guide ഇവിടുന്നു already ഞങ്ങളെ ഞങ്ങള് അവിടുന്ന് ദുബായില്‍ നിന്ന് contact ചെയ്തിട്ട് പിന്നെ നമ്മളെ receive ചെയ്യാനും മലയാളി തന്നെ ആയിരുന്നു അവര്. receive ചെയ്യാനും, ബാക്കി എല്ലാ spot ലേക്കും ഒക്കെ ഇങ്ങനെ നല്ല ഇതിലാ അവരവിടെ എന്നെ അങ്ങനെ welcome ചെയ്യാ ഭയങ്കര welcoming ആയിട്ടു ഒരു പ്രശ്നം ഇല്ല. പെണ്ണ് പെണ്‍കുട്ടികള്‍ ഒറ്റയ്ക്കാ വന്നത് എന്ന് ഉള്ളേന്‍റെ ഒരു

നമ്മള് അവിടെ പറയാനും പറ്റില്ല. കാരണം അവര് കേക്കണതും, കാണുന്നതും ഒക്കെ അങ്ങനെത്തെയാണല്ലോ. അപ്പൊ അങ്ങനെ വീട്ടില് സമ്മതിച്ചിട്ട് പോയിട്ടുള്ള ഞാനൊറ്റയ്ക്ക് പോയിട്ടുള്ള ഒരു trip ആണ് ജോര്‍ജിയ. അഫ്സാം അങ്ങനെ എവിടേക്കിലും ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഉം ജോര്‍ജിയ പോയിട്ട് അവിടത്തെ food ഒക്കെ കഴിച്ചു. ജോര്‍ജിയ authentic ആയിട്ടുള്ള food അധികം നമ്മുടെ taste ന് ഇതാവില്ല. നമ്മുടെ Indian സിന് അങ്ങനെ പിടിക്കില്ല. എനിക്ക് അങ്ങനെ personallyfeel ചെയ്തത്. നമ്മക്ക് അങ്ങനെ പിടിക്കില്ല. പിന്നെ അവരടെ നല്ല എന്താ പറയുക

ഒന്നും അങ്ങനെ extream അത്ര ഇതെന്ന് പറയാന്‍ പറ്റില്ല. എനിക്കറിയില്ല. കൂടുതല്‍ prefer ചെയ്യുക ഈ ഇന്ത്യന്‍ food ഞാന്‍ കൂടുതല്‍ prefer ചെയ്യുക. എന്‍റെ guide കുറെ food കള്‍ എനിക്ക് പറഞ്ഞു തന്നു. ഞാന് sea food എനിക്ക് കൊറച്ചു മീനുകളോടെ താല്പര്യം ഉള്ളൂ. അത്ര മൂന്നോ, നാലോ മീനുകളോടൊക്കെ താല്പര്യം ഉള്ളൂ. വേറെ അവര് കൊറേ variety see food എനിക്ക് പറഞ്ഞു തന്നു. ഞാന്‍ എന്നിട്ട് sea food ഒന്നും വേണ്ട. chicken മാത്രം മതി അങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു ഞാന്‍. പിന്നെ chicken വേറൊരു സാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടത് ചിക്കന്‍ തബാക്കാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. അത് എന്താന്നു വച്ചാല് pan fried ആയിട്ടുള്ള ഒരു സാധനം ആയിരുന്നു, അതില്‍ കൂടെ കോണ്‍ബ്രഡും, അതുപോലെ വാള്‍നട്ട്സും, ഭയങ്കര i mean chicken ഭയങ്കര ഞാന്‍ അങ്ങനെ ഇതുപോലെ കഴിച്ചിട്ടില്ല. ഇവിടുന്നും കഴിച്ചിട്ടോന്നുമില്ല. പിന്നെ ജോര്‍ജിയയുടെ ബ്രഡ് പൊളിയാന്. നാട്ടിലത്തെ bread ഇനി കാട്ടും നല്ല taste ഒക്കെ ഉള്ള ഒരു bread ആൺ ജോർജിയത്തെ bread പിന്നെ ഹോട്ടലിൽ നിൽക്കുന്ന സമയത്തു അവിടെ starter അല്ല, അവര് എനിക്ക് ജോർജിയൻ ഫുഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ലസാഗ്നിയ പോലത്തെ ഒരു സാധനം ആണ്. എന്താ അത്, അജ്‌മായോ അങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കൊഴപ്പമില്ല. പിന്നെ എന്താ? പിന്നെ ഇവിടെ കിട്ടുന്ന ഒക്കെ പോലെ തന്നെ. ഞാൻ കൂടുതലും അവിടെ പോയിട്ട് KFC ആണ് കഴിച്ചത്.

അഫ്‍തം അപ്പോൾ ആഹ് ഡൽഹിയിൽ പോയിട്ട് എന്താ like street ഫുഡ് ഒക്കെ, അവിടെ ഡൽഹിയിൽ കുറെ street ഫുഡ് ഉണ്ടാവും, ഇല്ലേ? മറ്റേ ഇതിന്റെ ഒക്കെ, ഏതാണ്? ആ ഒരു mosque ഉണ്ടല്ലോ അവിടെ ആഹ് mosque ഇന്റെ അവിടെ ഒക്കെ ഒരു നല്ല street ഫുഡ് ഉണ്ടെന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അഹ് mosque ഇന്റെ പേര് ഇപ്പോ എനിക്ക് correct ഓർമയില്ല. അവിടെ നല്ല street ഫുഡ് ഉണ്ടെന്നു ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ? ഡൽഹിയിൽ പോയിട്ട് ഉള്ള experience എങ്ങനെ ഉണ്ടായിരുന്നു. ഈ climat ഉം, ഡല്ഹിയി ഒക്കെ ഭയങ്കര polluted ആയിട്ടു ഉള്ള country അല്ലെ ഇന്ത്യയിലെത്തെ. അപ്പോ അങ്ങനത്തെ ഒരു city യിലേക്ക് ജയ്‌പ്പൂരിന്. ഡൽഹിയിൽ പോയിട്ട് ഉള്ള ആ ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ദുബായില്, നമ്മൾ born and brought up ഒക്കെ ദുബായ് ആയ കാരണം, എനിക്ക് ഏറ്റവും ഇഷ്ടം ഷവർമ്മ. ഷവർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ്. ദുബായ് ഷവർമ്മ. ആഹ് എന്താ? specially ദുബായിതെ ഷവർമ്മ എനിക്ക് വലിയ. അത്രയ്ക്ക് correct ദുബായിത്തെ ഷവർമ്മ എനിക്ക് ഇഷ്ടമല്ല. അയിന് ഞാൻ അധികം കഴിച്ചിട്ടില്ല ദുബായിന്നു, ഷവർമ്മ കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ അബുദാബിയിൽ ഞങ്ങടെ, ഞങ്ങൾ ഒരു three BHK falt ആയിരുന്നു നിന്നിരുന്നേ. ആ three BHK flat ഇന്റെ അടിയിൽ ഒരു സാഗർ restaurant ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചേ best ഞാനേ എവിടെ ഒക്കെ, ഞാന് almost, ഞാന് ആഹ് ന്ത ഈ ഒരു ഇരുപത്തി നാല് വയസിനു ഉള്ളിൽ ഞാൻ അത്യാവശ്യം cover ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ, എന്റെ opinion ഇൽ ഏറ്റവും best ഫുഡ് കിട്ടുന്ന ആ restaurant ഇൽ. ഇപ്പോഴും അതെ. ഞങ്ങള് രണ്ടാം, ഞാന് second standard ഇൽ പഠിക്കുമ്പോ ഞങ്ങൾ അങ്ങോട്ടു shift ച്യ്തിട്ടുള്ള. ഇപ്പോഴും അതെ. till now till date ഞങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ആണ്. അഹ് ഞങ്ങൾ മൂന്ന് മക്കൾ നാട്ടിൽ വന്നു എന്ന് അല്ലാണ്ട്, ഉപ്പയും ഉമ്മയും ഇപ്പോഴും അവിടെ തന്നെ ആണ്. അപ്പോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരേ, ഈ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങള് മൂന്ന് പേരും ഒരേ suggestions ആണ്. suggestion അല്ല. ഒരേപോലെ പറയും സാഗർ restaurant ഇലെ ഫുഡ് ആണ് ഏറ്റവും best ഫുഡ് എന്ന്. കാരണം ഉം ചെറുപ്പം തൊട്ടു കഴിക്കുന്നതുകൊണ്ട് ആണോന്നു അറിയില്ല, എന്ന ആ ഒരു, എന്താ പറയുവാ, ഒരു.

ഏറ്റവും taste അവിടുത്തെ ഹൈദരാബാദി ദം ബിരിയാണി ആണ്. ആ ദം ബിരിയാണി, ഞാന് ഹൈദരാബാദിൽ ഞാന് പോയിട്ടുണ്ടയിരുന്നു. ഇങ്ങനെ, ആഹ് ഹൈദരാബാദിൽ ഞങ്ങൾ എന്തിനാ പോയതെന്ന് വെച്ച ഉപ്പയുടെ ഒരു friend

അപ്പോ ഉപ്പ ഇങ്ങനെ പറയും, അതൊക്കെ നിന്റെ taste ഇന് മാത്രം ആണ് അവര് ഉണ്ടാകുന്നത് അവിടെ, എന്നൊക്കെ പറഞ്ഞിട്ടു എന്നെ കളിയാകുക ഒകെ ചെയ്യും. പക്ഷെ സംഭവം വേറെ level ആണ്. പിന്നെ എനിക്ക് ദുബൈയിൽ ഒരു ഒരു friend ഉണ്ട്. friend in the sense എന്റെ ഇക്കാന്റെ friend ആണ്. ആഹ് ഇക്കാന്റെ friend ഇന്റെ ഒരു shop ഉണ്ട്, നമ്മുടെ ദുബായ് mall ഇൽ. അതിന്റെ പേര് എനിക്ക് correct ഓർമയില്ല. ആ restaurant അത്യാവശ്യം നല്ല ഒരു, നല്ല ഫുഡ് ആണ് അവിടുത്തെ. നല്ല ഫുഡ് ആണ് restaurant ഇത്തെ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ ഷാര്ജായിൽ കുറെ ബീഫ്. ഇപ്പോ last time ഞാൻ പോയപ്പോ അവിടെ അഹ് പുതിയ ഒരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഷാർജയിൽ. ഒരു എന്ത് നിരാല എന്ന് പറഞ്ഞതു ഒരു കട. അവരെ പുതിയ ന്ത പറയുവാ, പുതിയ shop അല്ല like പുതിയ ന്തോ branch തുടങ്ങിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അത്ര develop ആയിട്ടില്ല. but പൊളി സാധനങ്ങൾ ആണ് അവിടുത്തെ. നല്ല ഒരു taste ഇലും, നല്ല ഒരു, എല്ലാം നല്ല ഇതിൽ. പിന്നെ അതുപോലെ റോഷെ എന്ന് പറയുന്ന ഒരു sweet shop. പിന്നെ അതുപോലെ last മീലാദ് ഇറാനിയനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടു ഒരു കട. അതും നല്ല ഒരു sweets പിന്നെ എന്താ? ഇങ്ങള് പിന്നെ വേറെ എവിടേക്കൊക്കെ പോയത് ദുബൈയിൽ?

അഹ് കേക്ക്നിണ്ട് കേക്ക്നിണ്ട്

അഹ് സുഖന്നപ്പ ഇങ്ങനേണ്ട് അതെയ ഉം ഉം ഇന്ന് കണ്ടിറ്റ്ലല്ല ഏത് bus നാ പോയിന് ആഹ് ഇന്ന് ഞാൻ കാർത്തികക്ക വന്നെ അത് എട്ടെ പയിനാഞ്ചിനാറ്റാ തോന്നിന്ന് നേരത്തെ ആന്ന് തോന്ന് ഇന്നത്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

നല്ല നല്ലൊരു നല്ലൊരു അന്തരീക്ഷം

പിന്നാ നാട്ടിലെന്തെല്ലാണ്ട് വിശേഷം നാട്ടില് എന്താപ്പൊ നാട്ടില് ഇപ്പൊ full ഇ തെയ്യോമ് കാര്യങ്ങളെല്ലായിറ്റ് ഇപ്പൊ full തെരക്കന്നെ രാത്രിക്കെല്ലാം full തെയ്യം കാണാൻ പൊന്ന്

ആഹ് കണ്ടോത്ത് എൻ്റെ നാടെന്നെയാന്ന് അപ്പൊ ഞാൻ നാലുസോം പോയിറ്റിണ്ടയിന്

ആ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ തെയ്യാന്ന് അത്കൊണ്ട് നല്ലരസായിരുന്നു അതെ ലെ ഞാൻ പക്ഷെ തെയ്യത്തിനെ ഒന്നും അങ്ങനെ കണ്ടിറ്റിണ്ടായിറ്റാ രാത്രിക്കയൊണ്ട് അപ്പറം ഭാഗത്താഇണ്ടാവുഅ പിന്ന തെയ്യത്തിൻറെ പേരൊന്നും എനക്ക് അറിയുന്നുണ്ടായിറ്റിലാ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 അങ്ങനെ കൊറച് പേരുകളിണ്ട് എനക്ക് ശെരിക്കും എല്ലാ പേരൊന്നും അറീല്ല ആദ്യായിട്ടായകൊണ്ട് കൊറച് കൊറച് ഇങ്ങനെ പഠിച് വേരുന്ന് ആഹ് അതെയല്ലേ പിന്നാ ഇനി ഏടെയാന്ന് പരിപാടിളെ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 മുച്ചിലോട്ട് ആന്ന് ലെ മറ്റേ ആട്ടം കലാസമിതിന്റെ വേർന്നെ

പിന്നാ മാവിച്ചേരി എഹ് എഹ് ആട്ടം കലാസമിതിന്റെ തോന്നിന്ന് അവരെ ഇത് പരിപാടിളെത് മറ്റേ കോറോത്ത് മറ്റെ ഗാനമേള പോലെയാ അങ്ങനെ എന്തോ ആന്ന്റ്റാ അത് ആഹ് അതെല്ലേ പക്ഷെ മറ്റെ മാവിച്ചേരി ഇതുണ്ട് മറ്റെ കൈകൊട്ടിക്കളില്ലെ ഇപ്പോം എല്ലാടത്തും ഇണ്ടാവുന്നെ അത്

ആഹ് അതിൻറെ ഇങ്ങനാ പഠിക്കുന്നുണ്ടായിന് അവരെല്ലാരും

മമ്പലത്ത് ഇണ്ടല്ലേ മമ്പലത്ത് ആരപ്പാ വേര്ന്നെ സയനോരയാന്ന് തോന്നിന്ന് അഹ് മമ്പലത്ത് സയനോര പറയുന്ന കേട്ടിന്

ഇല്ലാ ആ സമയത്ത് വിനീത് ശ്രീനിവാസന്റെത് ഇണ്ടല്ലാ അപ്പറം കോഡ്നാച്ചേരിൽ ആ അപ്പൊ ആട പോവാനാണ് നിക്കുന്നെ അതല്ലേ കൊറച്ചും കൂടി കാരണം വിനീത് ശ്രീനിവാസന്റെ പാട്ടും സിനിമയെല്ലാം എനക്ക് ഭയങ്കര ഇഷ്ട്ടാണ്

ഞാനും അതിനന്നെ പോവാന്ന് വിചാരിക്ക്ന്ന് ആഹ് ഇഷ്ട്ടല്ലേ വിനീത് ശ്രീനിവാസന

എനക്ക് വിനീത് ശ്രീനിവാസന്റെ ആന്നെങ്കില് തട്ടത്തിൻ മറയത്ത് ഭയങ്കര ഇഷ്ട്ട കാരണം ഞാൻ പഠിച്ച സ് college ല് തന്നെയാ അത്ണ്ടായേ ആ അപ്പൊ അത് ഭയങ്കര കര്യാര്ന്ന്

ഓ അതേയ ഏത് ഏത് കൊല്ലം

ആഹ് ഞാൻ രണ്ടായിരത്തിഇരുപത്രണ്ടില ഇറങ്ങുന്നേ അപ്പൊ അതാ കാ അറിയഞെ ആ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

ഇടപഴകുന്നിണ്ടാവും അല്ലെ എനക്കും അതെ അതെന്നെയാ പറയാനില്ലെ പിന്നെ വിജയ് miss വിജയ് miss അങ്ങനെ ഇല്ല പക്ഷെ miss നല്ലേയാന്ന് ആഹ് പിന്ന നമുക്ക് പുതിയ sir അ ഇണ്ടയെ sir ഉം ആദർശ് sir ഉം ആ സമയത്താ വന്നിറ്റിണ്ടായെ ആഹ് പിന്നെ tour എല്ലാം കയിഞ്ഞ നമ്മള് പോയത് Bangalore Chikmangalore ര് പിന്നെ ഒരു സ്ഥലം കൂടി ഇണ്ടല്ലോ അതെവിടെയാന്ന് Coorg ഇങ്ങനെ മൂന്ന് സ്ഥലത്താ പോയിറ്റിണ്ടായിന്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

ഞമ്മളത്‌ മൂന്ന് ദിവസാന്ന് തോന്ന് ആഹ് അതെയല്ലേ

അഹ് നാട്ടിന്ന് കൂട്ടാരൊക്കെ പൊവ്ലിൻഡ് എന്നാലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്മൂന്നിൽ ഇറങ്ങിയ സിനിമെല്ലാം വെല്യ അത്ര പാങ്ങില്ലന്ന് പറഞ്ഞത്കൊണ്ട് കാണാൻ പോയിറ്റില്ല ഇതുവരെ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

പിന്ന രണ്ടായിരത്തിഇരുപത്തിരണ്ടില് last കണ്ട സിനിമ കാന്താര യാന്ന് തോന്ന് തെയ്യത്തിന്റെയെല്ലാം ആഹ് കാന്താര നല്ല സിനിമയാന്ന്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

പിന്ന അവതാർ ന്ന് വെച്ചാല് ആദ്യത്തെ ഇതിന്ടെത്ര പോരാ രണ്ടാമത്തത് എന്താച്ചാ ആദ്യത്തത് ഭയങ്കരയിറ്റ് ഇന്ടയിനി അത് കൊറേ നമ്മ ഇങ്ങനെ ഓ അങ്ങനെല്ലാം ഇണ്ടാവും അതായിരിക്കും കൊറേ നമുക്ക് ഇങ്ങനെ തോന്നുലെ ഇത് super ആയിരിക്കും പക്ഷെ അതിന്റെ പകുതിപോലും ഇണ്ടായിറ്റാ അവതാറ് രണ്ട്

അഹ് കാണാൻ പോവാഞ്ഞത് നല്ലയ എന്താച്ചാല് മൂന്നര മണിക്കൂറിൻഡ് അയിൻണ്ടേടക്ക് ഒറക്കെല്ലൊം വെരും പിന്ന എപ്പോം glass ഇടന്നെല്ലേ glass ഇടുമ്പോ വല്യൊരു സുഖം കിട്ടിന്നില്ല means അത് നല്ല പാങ്ങിൻഡ് പക്ഷെ അത് ത്രീ മൂന്നര മണിക്കൂർ അതുംവെച്ചിറ്റ് ഇങ്ങനെ ശോകം പിടിച്ചപോലെ അതിന്റേടക്ക് lag എന്നെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടോവാ ചെയ്‌ന്നിണ്ടായെ